neurasthenia ചികിൽസിച്ച് മാറ്റാൻ സാധിക്കുമോ psycho therapy പോലെ ഉള്ള ചികിത്സരീതിയാണ് ഈ അവസ്ഥക്ക് എന്തുകൊണ്ടും മെച്ചം കാരണം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 ജീവിതത്തിന്റെ സമ്മർദങ്ങളെയും പിരിമുറുക്കളങ്ങളെയും നേരിടാനുള്ള ആത്മവിശ്വാസവും കരുത്തും വളർത്തിയെടുക്കാനും ഇത് സഹായിക്കുന്നു അമിതമായ ഉൽക്കണ്ഠ ഒരു പരിധിവരെ കുറക്കാൻ മരുന്നുകൾ സഹായിക്കുന്നു സഹായിക്കുമെങ്കിലും neurasthenia യുടെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടുപിടിക്കാനും സുഖപ്പെടുത്തുന്നതിനും മരുന്നുകൾ സഹായിക്കില്ല psycho therapy ഒരു പരുതി വരെ രോഗിയെ ജീവിതത്തിലേക്ക് പൊരുതാൻ പ്രേരിപ്പിക്കുന്നു മനസിന്റെ ആരോഗ്യം തന്നെയാണ് ശരീരത്തിന്റെയും മനസിലുണ്ടാവുന്ന ചെറിയ ബുദ്ധിമുട്ട് പോലും പല അവസരങ്ങളും ശാരീരികമായി നമ്മളെ തളർത്തിയേക്കാം neurasthenia പോലുള്ള അവസ്ഥകൾ അതിനാൽ തന്നെ ഗുരുതരമായി കണക്കാക്കേണ്ടതാണ് സമചോദിതമായ ചികിത്സ മാറ്റിയാൽ മാത്രമേ രോഗിയെ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 അവരുടെ വികാരം നിയന്ത്രിക്കാൻ ആ ആകുന്നില്ല മറ്റുള്ളവരുടെ പ്രവർത്തികളോ പെരുമാറ്റങ്ങളോ വികാരങ്ങളോടെ ജീവിതസാഹചര്യങ്ങളിൽ പെട്ടന്ന് പ്രതികരണം വരുത്തുന്നത് വരുന്നത് ദേഷ്യപ്പെട്ടോ സങ്കടപ്പെട്ടോ വെപ്രാളപ്പെട്ടൊ ബഹളം വെച്ചോ അമിതമായ സന്തോഷം തുടങ്ങി പലതര ത്തിലുള്ളവയാവാം എന്നാൽ ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ വലിയ മനഃസമാദാനക്കേട് ഉണ്ടാക്കിവെക്കും നിങ്ങളുടെ വൈകാരിക അവസ്ഥകളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മയാണ് emotional disregulation എന്ന് പറയുന്നു സങ്കടന സങ്കടം ഉൽകണ്ട അല്ലെങ്കിൽ കോപം എന്നിവയുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഇതിനർത്ഥം കോപമോ ഉൽക്കണ്ടയോ സങ്കടമോ ആകട്ടെ തീവ്രവും സുഖകരവുമായ വികാരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഒരു മനുഷ്യനിൽ അൽപ്പം പോലും വികാരം ഇല്ലെങ്കിൽ അയാളെ മനുഷ്യൻ എന്ന് വിളിക്കാൻ കഴിയില്ല വികാരം മനുഷ്യജീവിത ത്തിന്റെ മനോഹരമായ ഒരുസവിശേഷതയാണ് അതിന്റെ അഭാവത്താൽ മനുഷ്യൻ ലക്ഷണം കെട്ടവനാകുന്നു എന്നാൽ മറ്റേതുകാര്യമെന്നപോലെ വികാരത്തിന്റെ നിയന്ത്രണം കൈവിട്ടാൽ നിത്യജീവിതം തകർച്ചയിൽ ആകുന്നു ശരിക്കും ദേഷ്യപ്പെടുകയോ ഉൽക്കണ്ഠരാകുകയോ ചെയ്തശേഷം സാദാരണ നിലയിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ നിങ്ങൾക്ക് കാര്യാമായ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകാരികമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകാം നിങ്ങൾ വൈകാരികമായ ക്രമരഹി യുക്തിരഹിതമായമ്പോൾ നിങ്ങളുടെ നാഡീവ്യൂഹം ഒരു പ്രത്യേക അവസ്ഥയിൽ പ്രവേശി ച്ചിരിക്കാം അങ്ങനെയാണ് നിങ്ങളുടെ ശരീരം ഭീക്ഷണി ഭീഷണികളോടും മറ്റുകാര്യങ്ങളോടും പ്രതികരിക്കുന്നത് ചിലപ്പോൾ അപകടമൊന്നും ഇല്ലാത്തപ്പോഴും നിങ്ങളുടെ ശരീരം ഈ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു ഇത് അപ്രതീക്ഷിതമായ ഉൽക്കണ്ഠ വിഷാദം അല്ലെങ്കിൽ നിങ്ങളുടെ വൈകാരികമായ പ്രവർത്തനങ്ങളെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്നതിൽ നിന്ന് പ്രശ്നത്തിലേക്ക് നയിക്കുന്നു വൈകാരികമായ ക്രമക്കേടുള്ള ആളുകൾ പലപ്പോഴും ഹാനികരമായ ഹും ഉപദ്രവകരമായ പെരുമാറ്റങ്ങളുടെ ഹും അവരുടെ വൈകാരിക ക്ലേശം കുറക്കാൻ ശ്രമിക്കുന്നു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

Hello

എന്താ പരിവാടി യെന്താ പരിവാടിയൊന്നില്യാ free ആണേ

ഇന്ന് food നെയ്‌ച്ചോറേനു നെയ്‌ച്ചോറും പിന്നെന്താ നെയ്‌ച്ചോറും chicken curry യും ആരഇണ്ടാകിയത് അത് mummy നോമ്പ്തൊറക്കാൻ എന്തൊക്കെയെന് നോമ്പ്തൊറക്കാൻ ഇന്ന് സമൂസ കട്ട്ലേറ്റ് പിന്നെന്താ fruits ക്ക വത്തക്കിണ്ടെന് ഉം apple ഇണ്ടായ്നു mango അങ്ങനൊക്കെ സമൂസ ആരാ ഇണ്ടാക്കി സമൂസ ഞാനാ ഇണ്ടാക്കിയെ സമൂസ

ഉം സമൂസ ഇണ്ടാകാൻ എളുപ്പല്ലേ

എന്നിട്ടത് മടക്ക അത്രൊള്ളൂ പരിവാടി എന്താ മാവ് ഇണ്ടാവു വേറെ എന്ത ഇജ്ജ് ഇണ്ടാക്കല് വേറെന്താ bread പൊരി പിന്നെ അതൊക്കെ simple സാനങ്ങൾ ആണ് പിന്നെ അതേമാരി പഴംപൊരി പഴംപൊരി എന്താ അനക്ക് അറീലെ

പല ingredients ഇണ്ടാവും നമ്മളെ ഈ എരിവ ചേർക്കാൻ വേണ്ടീട്ട മുളക് add ചെയ്യും ഒരു variety ക്ക് അനുസരിച്ച് ചെയ്യും ഇന്നെന്താ juice ന്നും ഇണ്ടായില്ല ഹും juice ഇണ്ടായിന് juice mango പിന്നെ വത്തക്ക വെള്ളം

നോമ്പ് തുറക്കാൻ ഇതൊക്കെ തന്നെ ഉം സമൂസ പൊക്കവട ഉം പഴംപൊരി ഉം

നാരങ്ങ വെള്ളം നോമ്പ് തുറന്നിട്ട് കുടിക്കാൻ പറ്റില്ലല്ലോ അതെന്താ lungs ന് കേടാണ് ഈ പതിനഞ്ചു മണിക്കൂർ നമ്മൾ fast ചെയ്യലെ ഉം ഞാൻ mango അല്ലെങ്കി dates use എയ്തിട്ട് milk ഓ ചേർത്തിട്ട് juice ഇണ്ടാക്ക നല്ലത്‌

പത്തിരി എന്താ വാങ്ങലോ അതോ അല്ല അല്ല പത്തിരി വീട്ടീൽ ഇണ്ടാക്കലന്നെ ഉം വീട്ടിൽ ആരാ ഇയ്യ്‌ ഇണ്ടാക്ഒ ഞാൻ ഇണ്ടാക്ഒന്നോച്ച ഞാനും ഇണ്ടാകും ഉമ്മ ഇണ്ടാക്കിയത് നോമ്പ് തൊറ ഒക്കെ ഇണ്ടായ്‌നോ നോമ്പ് തൊറ ഇണ്ടായിന് നോമ്പ് തൊറ ഇപ്പൊ ഉമ്മാന്റെ വീട്ടീന്ന് ഇണ്ടായിന് പിന്നെ club നടത്തീന് club പറയുമ്പോ ഇങ്ങളെ ആടത്തെ club ഒ

ഉം പിന്നെ class ഇഫ്താർ meet ഇണ്ടായ്ന് ഉം

പിന്നേ പള്ളിക്കൊരു നോമ്പ് തൊറ ഇണ്ടായിനു ഈ യത്തീംഖാന കുട്ട്യാൾക്ക് നോമ്പ് തൊറ നമ്മള അടുതന്നെയാണ് എന്നിട് എന്താ രാത്രി എന്താ എന്തെല് കഴിക്കാൻ പോക്കിൻടോ രാത്രി ആ കഴിക്കാൻ പോക്കിൻഡ് അമ്മളവിടെ ഇണ്ട് highlight എന്താ എന്നെ കാര്യായിട്ട് ഉം ഇങ്ങളവിടെ എന്താ ഞങ്ങളവിടെ ണ്ട് പിന്നെ cube soda ആത്മാവെ പോ പിന്നെന്ത pineapple ഇണ്ടാവും ഹും carrot അങ്ങാനൊരൊ special പറീന്നെ cube soda പൊലച്ചക്ക് എന്തേന് എന്നിട്ട് പൊലച്ചക്ക് സാധാ ച്ചോറ് കൂട്ടാൻ എന്തേലു ഇണ്ടാവും chicken അ

dates പിന്നെ banana milk ഒക്കെ ചേർത്തൊരു milk ഇണ്ടാക്കിയണ്ട് അതാ നല്ലത് അയിലാർക്ക food കഴിക്കണകാട്ടിലും calorie കൂടുതല് നമ്മക്കിട്ടും വെശക്കൂലെ അപ്പൊ

പിന്നെ ഇക്കാന്റെ meet up ലെ meet up ഒക്കെ ഇണ്ടായിനൊ ആഹ് ഇണ്ടായിന് എവിടെ വെച്ചെനു അത് നമ്മളെ പെരിന്തൽമണ്ണ ആഹ് okay നഹ്‌ദീൽ എന്താ എത്രയാ ഇഫ്താറിന് എത്രയാ അതെന്താ മുന്നൂറ്റി ഇരുപ രൂപിയെ രണ്ട് item എത്രയാ രണ്ട് item rice ഉം ഉം juice ഉം പൊരി കടികൾ fruits ഉം മുന്നൂറ്റി ഇരുപതുറപ്പിയ്ക്ക് ഒക്കെ worth എന്നെയാണ് ഉം നഹ്ദിയല്ലേ മറ്റെ ഉം മന്തിയില്ലെ അപ്പൊ മന്തിയിണ്ട് അവിടുത്തെ highlight ആണല്ലോ മന്തി അതിണ്ട് അതൊക്കെ include ആവോ ഇതില് ആഹ് അതിണ്ട് ആ rice ൽ മാന്തി ഇണ്ടാവു പിന്നെ biriyani ആഹ് രണ്ട് item ഇണ്ടാവു അല്ലെ നഹദീക്കു വന്നിക്കിനോ

taste ആൺ അവിടുത്തെ ഇങ്ങളെ നാട്ടിൽ അവിടെ എവിടേയും ഇണ്ടോ restaurant എന്തേലും നാട്ടില് ആഹ് ഇവിടെ ഒരു restaurant ഇണ്ട് മിയാ മായി അവിടത്തെ മന്തി അവിടത്തെ beef മന്തി highlight ആൺ അവിടത്തെ ആഹ് വേറെന്തൊക്ക്യാ ഇളേള വാരിയെല്ല് ഒക്കെ ഇണ്ടോ ആഹ് ഇവിടെ അങ്ങനെ ഒരു ഇണ്ട് പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല എനിക് അയിനുള്ള ഒരു സന്ദർഭം കിടീട്ടില്ല കഴിച്ചോലൊക്കെ അടിപൊളി ആണെന്ന് പറനിക്കു ഇങ്ങള് ഇഫ്താർ meet ഒന്നു ഇണ്ടാകിട്ടില്ലേ ഇഫ്താർ meet ഞങ്ങൾ ഇണ്ടാക്കീക്കണ് ഞങ്ങൾ turf ൽ ആണ് ഇഫ്താർ meet അവിടെ എത്രയാ മുന്നൂറ്റി ഇരുപത് തന്നെയാ അവിടെയും അവിടെ രണ്ട item rice ഇണ്ടാവും പിന്നെ രണ്ട് item ആഹ് മന്തി പിന്നെന്താ juice രണ്ട് item ഇണ്ടാവ്എ ആഹ് ഞങ്ങൾ ചെന്നപ്പോ apple ഉം പിന്നെ pineapple juice ഏനു

എന്നിട്ട് കച്ചോടം ഒക്കെ ഇണ്ട അവിടെ കച്ചോടം ഇണ്ട് അവിടെ കച്ചോടം ഇപ്പൊ നോമ്പ് ആയിട്ട് സമ്മയ്ക്കണം അവിടെ പക്ഷെ എന്നാലും ഇങ്ങനെ ഓൽക്ക് catering work കിട്ടണ്ട് ഈ ഇഫ്താറിന്റെ

നല്ല standard rice ആണ് ഉം പിന്നെ al faham ആണെങ്കിലും അടിപൊളി ആണ് അവിടത്തെ chef പറീണത് gulf ൽ ഉള്ള ഒരാളാ പിന്നെന്താ യെന്ത unlimited കിട്ടണ കട ഇണ്ട അവിടെ എവിടേലും ഇണ്ട് unlimited കിട്ടണ എന്നെ മിയാ മിയാന്നെ പിന്നെ ഒരു KCR ന്റെ ഒരു restaurant ഇണ്ട്

അവിടെയും unlimited എന്നയ എത്ര പൈസ ഇണ്ടാവും അവിടെ ഇമ്മള് unlimited ആണ് വേണ്ടോലിക് ഇരുന്ന് കഴിക്കാം ഉം quarter ന് എത്രയാ ന്നൂറ്റി തൊണ്ണൂറോ ഇങ്ങള് പോക്ക് ഒക്കെ ഇണ്ടാവും അല്ലെ ഇണ്ട് പോക്കിണ്ട് അയിന്റെ അപ്പറം തന്നെ fruits കട ഇണ്ട് ആയിൽ avil milk ഇണ്ട് ഉം ഉം അത് നല്ല quantity അയിമ്പ ഉറുപ്പിയൊള്ളു നല്ല സാധന എന്ന ശെരി

hello പറ എന്താ പരിപാടി പരിപാടി എന്താ പരിപാടി എന്താ ഒന്നുല്ല പെരുന്നാളൊക്കെ അല്ലെ trip പോവു അല്ലെ

trip ഒന്നും പോണില്ലേ

ഉം അങ്ങനെ plan ചെയ്തിട്ടില്ല കോ ഏർ എവിടെക്കേലും ഒന്നും പോകണം trip ഒക്കെ പോവാറില്ലേ

ഞാൻ പോയത് ഏർ ഡൽഹി അതൊന്നു പറയാമോ പറയാപ്പ പറയാലോ എന്ന പറയ് ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ പെരുന്നാക്ക് plan ഇട്ടു അങ്ങനെ പോയി ഇവിടുന്നു train ലു ഇവിടുന്നു ഇമ്പത്തഞ്ചു ന്നു bus ലു പോയി അങ്ങനെ പാലക്കാട്ടുന്നു train നു ഇങ്ങനെ പോയി ഓ ആരൊക്കെയാ പോയെ friends ആണോ എത്ര ആളാ പോയെ friends ആറു ഓ എന്നിട്ട് പൈസ കൊടുക്കുവാണോ ഇപ്പ്രാവശ്യം plan ചെയ്തിട്ടില്ല ഓ വേറെ എവിടേം പോയില്ലേ വേറെ എവിടേം പിന്നെ നമ്മളെ ഈ കൊച്ചി അങ്ങനെ അഹ് കൊച്ചി പൊയിനാ അവിടെ എവിടെയാ പോയെ അവിടെ ഏർ എല്ലായിടത്തും പോയി

വേറെ എവിടേം പിന്നെ എല്ലായിടത്തും കൂടി അങ്ങനെ എല്ലാ അവിടെ എല്ലാം ആഹ് fort Kochi കൊച്ചി പോയി പിന്നെ എവിടെഒക്കെയാ പോയെ പിന്നെ ലുലു mall ഇങ്ങനെ പലഭാഗത്തും കൂടി ആയിട്ട് അങ്ങനെ പോയി ഓ friends set up ലായിരിക്കും അല്ലെ

ഉം എങ്ങനെയാ അവിടെ പോയെ train ഓ അവിടേക്ക് train ൽ തന്നെ ഓ എത്ര ആള് അവിടെക്കൊരു ഒമ്പതാളു

അത് ഇവിടുന്ന് അങ്ങാടിപ്പുറത്തു നിന്ന് അങ്ങാടിപ്പുറോ ഉം വേറെ എവിടേം പോയില്ലേ ഇല്ല ല്ല പിന്നെ

ഏത് ചെറിയ പെരുന്നാൾക്കോ അതോ വല്യ പെരുന്നാൾക്കോ ചെറിയ പെരുന്നാക്ക് ആണ് plan ഇട്ടേ ഇനി plan എങ്ങനെയാന്നുള്ളത് പോലെ

plan എത്ര ആളാണ് എന്നൊന്നും ഉണ്ടാവൂല ചെലപ്പോ പോവും

എന്നിട്ട് എന്നിട്ട് ആഹ് വേറെ പിന്നെ എവിടെയാ പോയെ വേറെ എവിടെ വേറെ പോയതായിട്ട് നീ പറഞ്ഞോ ചെറിയ സ്ഥലൊക്കെ പറഞ്ഞോ

എവിടെയാ പോയത് പറഞ്ഞോ hello ആഹ് അങ്ങനെ പോയത് ചോദിച്ചാൽ പിന്നെ ഈ കറങ്ങാനൊക്കെ പോകുന്നത് trip അല്ല അങ്ങനെ പോ

കാലിക്കറ്റും വേറെ എവിടെയാ വേറെ എവിടെയാ

കാലിക്കറ്റ് ഇപ്രാവശ്യം കോ ഒരു രണ്ടു മാസം മുൻപ്

അത് വണ്ടിമ്മേ

bike ൽ രണ്ടു ആൾ അല്ലെ പോവൂ ആഹ് അതല്ല friends set up ആണോ പോയെ